ഞാൻ കഴിഞ്ഞ ദിവസം സമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഇഹ് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു രസകരമായ ഒരു സംഭവം കണ്ടു ഇഹ് എന്താണുവെച്ചുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ യുവാക്കളെല്ലാം തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക് അധികമായി പോകുനുണ്ടത്രേ അതിന് എന്തായിരിക്കാം ഒരു കാരണം കാരണം നമ്മുടെ നാട്ടിൽ തൊഴിലുണ്ടല്ലോ തൊഴിലവസരങ്ങൾ ഉണ്ടന്നൊക്കെ ആണ് ഞാൻ മനസിലാകുന്നത്

നമ്മുടെ യുവാക്കളിന്ന് നോക്കുമ്പോൾ വിദേശ പണത്തിൻ്റെ വിനിമയനിരക്ക് നമ്മുടെ നാണയത്തെക്കാളും വളരെയേറെ കൂടുതലാണ് അതുമൂലം യുവാക്കൾക്ക് വിദേശത്തുപോയി തൊഴിൽനേടി പണം സമ്പാദിക്കുമ്പോൾ അതിന് തിരിച്ച്‌ സംസ്ഥാനത്ത് വരുമ്പോൾ കൂടുതൽ മൂല്യമാണ് അതിലുപരി കൂടുതൽ ജീവിതനിലവാരം നൽകാനും വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തൊഴിൽ ദാതാക്കൾക്ക് സാധിക്കുന്നുണ്ട് അതില്പരം

ആവിശ്യത്തിന് സുരക്ഷയും നൽകാൻ സാധിക്കുന്നില്ല അതുമൂലം അപകടങ്ങളും ബാക്കി അത്യാദി ഈഹ് സംഭവങ്ങൾ അധികമാണ് ആ അതെ അതെ അതെ ഞാൻ മനസിലാകുന്നത് ഈഹ് കൂടുതലായും നമ്മുടെ മധ്യകേരളത്തിൽ നിന്നും അതുപോലെതന്നെ ഈഹ് മധ്യകേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടുന്ന് പോവുന്നത് ഈഹ് നമ്മുടെ തിരുവനന്തപുരം ആ ഭാഗങ്ങളിൽ എല്ലാം തന്നെ എല്ലാവരും സർക്കാർ മേഖലകളിൽ ഉള്ള ജോലികൾക്കുവേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത് അവർ ചെറുപ്പം മുതലേ ഇതിനുവേണ്ടിയുള്ള പരിശ്രമം എല്ലാം നടത്തുന്നുമുണ്ട് പിന്നെ ഞാൻ വേറൊരു കാര്യം ചോയ്ക്കാൻവെച്ചെങ്കി നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഈഹ് സർക്കാർ ഉദ്യോഗസ്ഥരാവാനുള്ള കഴിഞ്ഞു

അപ്പൊ തൊഴിലില്ലായ്‌മ ഈഹ് നമ്മുടെ സമൂഹത്തിൽ രൂക്ഷമാകുമോ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വ്യവസ്ഥ ഉള്ളതായി നിങ്ങൾക് തോന്നിട്ടുണ്ടോ തൊഴിലില്ലായ്മക്കുപരി എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ യുവാക്കൾക്ക് ഈഹ് നിലവിലുള്ള തൊഴിലുകളെ സ്വീകരിക്കാൻ ഉള്ള മടിയാണ് ഇതിന് ഒരു കാരണം എന്നാണ് എൻ്റെ അഭിപ്രായം അതുമൂലം പലരും ഇതിനെ തൊഴിലില്ലായ്മ എന്ന് രേഖപെടുത്തുന്നു പക്ഷെ വാസ്തവത്തിൽ നമ്മുടെ യുവജനങ്ങൾക്കിന്ന് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള വിവിധ തരത്തിലുള്ള നിലവാരത്തിലുള്ള ജോലി സാധ്യതകൾ തേടാനുള്ള ഏഹ് താല്പര്യമില്ല ഓക്കേ അല്ല മലയാളത്തില് ഇന്നിപ്പോ പറയണില്ലേ എന്താ സ്വകാര്യ മേഖല സ്വകാര്യ മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ കൊറവാണെന്നാണ് ഞാനും മനസ്സിലാകുന്നത് കാരണം ഏഹ് ഒരു ഇപ്പൊ നമ്മുടെ സർക്കാരുകൾ പോലും ഏഹ് സ്വകാര്യ മേഖലയിൽ ഉള്ള തൊഴിലവസരങ്ങൾ ഒരുക്കാൻ അവര് ഒരു വിമുക്തത കാണിക്കുന്നുണ്ട് ഈഹ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കണ്ണൂർ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നടന്ന ഒരു കാര്യം കണ്ടിരുന്നു അവിടെ ഏഹ് ഏഹ് തൊഴിലാളികൾ ഏഹ് ഏതാണ് മറ്റേ

ഈഹ് ഇത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായികൂടി ഏഹ് നമ്മൾ കാണുന്നതാണ് പല സർക്കാർ എഹ്മ് സ്ഥാപനങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങളിലേക്

കുറേ പ്രതിഷേധങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട് അപ്പൊ ഏഹ് അത് കൂടാതെ തന്നെ നമ്മുടെ ഏഹ് ഏഹ് നമ്മുടെ നാട്ടിൽ ഭാരതത്തിൽ തന്നെ ഭാരതത്തിൽ തന്നെ ഏഹ് തൊഴിലവസരങ്ങൾ തേടി നടക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഈഹ്മ് സൗകര്യങ്ങൾ സർക്കാരോ മറ്റ് ഈഹ് സ്ഥാപനങ്ങളൊ ഒരുക്കികൊടുകുന്നില്ല എന്നുള്ളൊരു വളരെ ഈഹ് രൂക്ഷമായ ഒരു വിമർശനം ഇപ്പൊ സമൂഹത്തിൽ നേരിടുന്നുണ്ടല്ലോ അതിൽ നിനെക്കെന്താണ് അഭിപ്രായം താങ്കൾ അഭിപ്രായപ്പെട്ട പോലെ സ്വകാര്യ മേഖലയിൽ അല്ലെങ്കിൽ ഈഹ് സംഭ്രമ്പക പ്രസ്ഥാനങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾടെ ഈഹ് തൊഴിലാളി സങ്കടനകളുടെയും അധികമായ ഇടപെടൽ മൂലം ഇന്ന് സംരംഭക പ്രസ്ഥാനങ്ങൾക് നമ്മുടെ രാജ്യത്ത് ആഹ് ആവിശ്യമായ ലാഭം നേടാൻ സാധിക്കുന്നില്ല തൊഴിലാളികൾ അവരുടെ എല്ലാ അവകാശങ്ങളും ആവിശ്യവും അനാവിശ്യവുമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇന്നത്തെ പ്രസ്ഥാനം സംരംഭക പ്രസ്ഥാനങ്ങളെ അധികമായ ചെലവിലും ബുദ്ധിമുട്ടിലും ഏഹ് ഏഹ് അകപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ളൊരു ഇ ഏഹ് അവസ്ഥ മൂലം ഏഹ് ഇങ്ങനത്തെ പ്രസ്ഥാനങ്ങൾക് ആവിശ്യത്തിന് തൊഴിൽ നൽകി സാധിക്കാതെ അതിന് ആ സുഹൃത്തേ സുഹൃത്തേ എനിക്ക് സമയം ഇല്ല അതുകൊണ്ട് ഞാൻ നമുക്ക് ഈ ചർച്ച പിന്നീടൊരിക്കൽ തുടരാം